KTurtleന്റെ ആമുഖ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെKTurtle ഉപയോഗിച്ച് തുടങ്ങാനുള്ള അടിസ്ഥാന പാഠങ്ങൾ പരിചയപ്പെടുന്നു ഇവിടെ പഠിക്കുന്നത് ക്ടർട്ടിൽ വിൻഡോ എഡിറ്റർ കാൻവാസ് മേനു ബാർ ടൂൾബാർ കൂടാതെ ടർട്ടിൽ നീക്കുന്നത് ലൈനുകൾ വരയ്ക്കുകയും ദിശ മാറ്റുകയും ചെയ്യുന്നത് triangleവരയ്ക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
ഉം ക്ടർട്ടിൽ വെർഷൻ
081 ബെട്ട ഉം എന്താണ് ക്ടർട്ടിൽ

ലളിതമായൊരു ഉദാഹരണം നോക്കാം എഡിറ്ററിൽ താഴെ പറയുന്ന കമാൻഡുകൾ ടൈപ്പ് ചെയ്യുക റിസെറ്റ് ഫോർവാർഡ് 100 ടർണ്രൈറ്റ് 120 ഫോർവാർഡ് 100 ടർണ്രൈറ്റ് 120 ഫോർവാർഡ് 100 ടർണ്രൈറ്റ് 120 നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കോഡിന്റെ നിറം മാറുന്നത് ശ്രദ്ധിക്കുക ഇതിനെ highlightingഎന്ന് പറയുന്നു വ്യതസ്ത കമാന്റുകൾ പലതരത്തിൽ highlightചെയ്യപ്പെടുന്നു
ഇത് നീളമുള്ള കോഡുകൾ എളുപ്പത്തിൽ വായിക്കാൻ സഹായിക്കുന്നു കോഡ് വിശദീകരിക്കാം റിസെറ്റ് Turtleനെ ഡിഫാൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു ഫോർവാർഡ് 100 കമാൻഡ് Turtleനെ 100 pixelമുന്നിലേക്ക് നീക്കുന്നു ടർണ്രൈറ്റ് 120 Turtleനെ 120 ഡിഗ്രി anti ക്ലോക്ക്വൈസ് ആയി തിരിക്കുന്നു ഒരു ത്രികോണം വരയ്ക്കാൻ ഈ കമാൻഡുകൾ മൂന്ന് പ്രാവിശ്യം ആവർത്തിച്ചിരിക്കുന്നു ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം ഏത് കമാൻഡ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണാൻ slowതിരഞ്ഞെടുക്കുന്നു ത്രികോണം വരയ്ക്കപ്പെട്ടു മറ്റൊരു ഉദാഹരണം വഴി ക്യാൻവാസിനെ എങ്ങനെ മനോഹരമാക്കാം എന്ന് നോക്കാം

ഫോർവാർഡ് ബാക്ക്വാർഡ് ടർണ്ലെഫ്റ്റ് turnrightറിപ്പീറ്റ് background colorpenwidthpencolorഎന്നിവ ഇഷ്ടത്തിനനുസരിച്ചു തിരഞ്ഞെടുക്കുക ആർജിബി കോമ്പിനെഷനിലെ valueൽ മാറ്റം വരുത്തുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക URL httpspoken tutorialorgWhat ഐഎസ് a സ്പോക്കൻ ട്യൂട്ടോറിയൽ ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontactspoken tutorialorg ൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻIIT Bombayഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി